നല്ല വിശേഷം. ഞാനിപ്പോൾ ഊണ് കഴിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം?

നമ്മക്ക് അത് കഴിക്കണം എന്ന് എനിക്കും അതിയായ ആഗ്രഹമുണ്ട് പക്ഷെ ഇങ്ങനെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല പക്ഷെ ഇന്നലെ നല്ല ക്ഷീണമുണ്ടായി അപ്പോൾ കിടന്നപ്പോൾ വൈകിയതുകൊണ്ട് രാവിലെ എണീക്കാനും പറ്റിയില്ല അതെ അതെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അനുസരിച്ച് ഇരിക്കും നമ്മുടെ ഒരു ദിവസത്തെ ഏഹ് മുഴുവൻ സ്ഥിതിയും നമ്മൾ ഇതിലേക്ക് നമ്മൾ ഇന്നലെ കഴിച്ച ഭക്ഷണം മുതൽ നമ്മൾ കഴിക്കാൻ പോകുന്ന ഭക്ഷണം വരെ നമ്മടെ ഏഹ് ദിവസത്തെ അത് വളരെ അധികം ഏഹ് ബാധിക്കുന്നതാണ്. അതെ അതെ ശരിയാണ് ഭയങ്കരയിട്ടു ബാധിക്കുന്നതാണ് നമ്മളെ ഭക്ഷണ രീതികളൊക്കെ നമ്മളെ നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ബാധിക്കുന്നതാണ് . നമ്മൾ നമ്മൾ നേരെത്തെ എണീറ്റ് ഭക്ഷണം കഴിക്കുക അതേപോലെ ഊണൊക്കെ ആണെങ്കിലും കൃത്യമായ സമയത്തു കഴിക്കുന്നതാണ് നമ്മുടെ നല്ലത് . വൃന്ദക്ക് എന്തൊക്കെയാണ് ഭക്ഷണങ്ങൾ താല്പര്യം ഉള്ളത് ആ എനിക്ക് എല്ലാത്തരം ഭക്ഷണം കഴിക്കാനും താല്പര്യാണ്.ഇപ്പോൾ നാടൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ പുതിയ പുതിയ രുചികൾ എല്ലാം ഉം കഴിക്കാൻ എനിക്ക് ഞാൻ അങ്ങനൊരു ആഗ്രഹിക്കുന്ന ആളാ ഞാനൊരു ഭക്ഷണ പ്രേമിന്നാണ് ഞാൻ എന്നെ തന്നെ വിശേഷിപ്പിക്കുന്നത്. ഓഹ് അതേയാണല്ലേ ആഹ് നന്ദനയുടെ പ്രശ്നം തന്നെയാണ് ഓഹ് ഞാനും അതെ ഞാനും ഒരു ഭക്ഷണ പ്രിയയാണ് എനിക്കും ഭയങ്കരയിട്ട് താല്പര്യം ഉള്ളതാണ് ഭക്ഷണം കഴിക്കാൻ അപ്പൊ ഇങ്ങനെ പല രീതികളുള്ള ഭക്ഷണം പല പല സ്ഥലങ്ങളിലുള്ള ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ് അങ്ങനത്തെ താല്പര്യങ്ങളൊക്കെയുണ്ടോ നന്ദനക്ക്

മാരിതെത്തിന് എങ്ങനത്തെ ഭക്ഷണം കഴിക്കാൻ ആണ് താല്പര്യം കൂടുതൽ. ഏഹ് എരിവുള്ളതാണോ അതോ മധുരം അതുപോലത്തെ ഭക്ഷണം ആണോ കൂടുതൽ താല്പര്യം. എനിക്ക് എരിവുള്ള ഭക്ഷണമാണ് താല്പര്യം കൂടുതൽ അതേപോലെ മധുരം രണ്ടും എനിക്ക് ഒരേപോലെതന്നെയാണ് കുറച്ചും കൂടി എരിവ് ആണ് താല്പര്യം ഉള്ളത് എരിവ് ആവുമ്പൊ കുറച്ചുംകൂടി എനിക്ക് ആഗ്രഹം കൂടും പിന്നെ മധുരത്തിനോട് എനിക്ക് കുറവൊന്നും ഇല്ല കഴിക്കാൻ പക്ഷെ എന്നാലും പിന്നെ നമ്മൾ പല പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ ഭക്ഷണ രീതികൾ കാണുമ്പോൾ നമുക്ക് കഴിച്ചു നോക്കും രുചിച്ചു നോക്കുമ്പോൾ സ്വാദ് ഉള്ള താവുമ്പോൾ നമുക്ക് കഴിക്കാൻ സ്ഥിരമായി കഴിക്കാൻ തോന്നും അങ്ങനെ പല പല സ്ഥലങ്ങളിൽ പോയി രുചിച്ചു നോക്കിയിട്ടുണ്ടോ നന്ദന ആ അതെ അതെ ഞാൻ ആ ഇതേപോലെ ഓരോ എൻ എൻ്റെ ഓരോ യാത്രകൾ പോവുമ്പോൾ പോലും ഞാൻ ഭക്ഷണത്തിൽ ചുറ്റി പറ്റിയാണ് അത് ക്രെമീകരിക്ക്ണത് ഏഹ് ഭക്ഷണം വളരെ അധികം അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് ഞാൻ ആ ഒരു ഒരു നേരം പോലും ഭക്ഷണം മുടക്കാൻ ഞാൻ മുടക്കാതെ ഇരിക്കാൻ ഞാൻ ശ്രെമിക്കാറ്ണ്ട്.ആ എനിക്കും പറഞ്ഞ പോലെ ആ എരിവ് എരിവുള്ള ഭക്ഷണം കഴിക്കാനാണ് കൂടുതൽ താല്പര്യം ആ എ അതിലാണ് എനിക്ക് കൂടുതൽ കോ കൊഴ ഉം പറഞ്ഞ പോലെ മധുരം കഴിക്കാനും വളരെ അധികം താല്പര്യമാണ് പക്ഷെ

ഞാൻകഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് പോയിരുന്നു. ഞാൻകഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് പോയിരുന്നു.

എനിക്ക് ഭയങ്കരയിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ അത് പാകം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അന്വേഷിച്ചു നോക്കിയിരുന്നു . അത് എനിക്ക് കിട്ടി പക്ഷെ അവർ ഉണ്ടാക്കുന്ന ഒരു രീതിയും ഓരോ സ്ഥലങ്ങളിൽ പോവുമ്പോൾ അതിന്റെതായ പ്രത്യേകതകൾ ഉണ്ടാവാറുണ്ടല്ലോ എങ്ങനെ എങ്ങനെ ഉണ്ടാക്കുന്നു അവർ ഒരു ഒരു സ്നേഹത്തോടെയും ഭയങ്കരായിട്ടും ഒരു കാര്യത്തോടെ ഉണ്ടാക്കുമ്പോൾ അതിനു പ്രത്യേക രുചി തന്നെയാ അതിനോട് യോജിക്കുന്നില്ലേ നന്ദന

സ്ഥലങ്ങളിൽ പല കടകളിൽ പല രുചിയാണ് അത് പോരാതെ വീടുകളിൽ ഉണ്ടാകുന്നെൻ ഒരു പ്രേത്തെക ര തരം രുചി തന്നെയാണ്.എനിക്ക് മലബാർ ഭാഗത്ത് പോവുമ്പോൾ യാത്രയുമ്പോൾ ഏറ്റവും കഴിക്കാൻ ഇഷ്ട്ടമുള്ളത്‌ പക്ഷെ അവിടുത്തെ എരിവ് വിഭവങ്ങളാണ്. ഉം ഏ അവിടുത്തെ ബിരിയാണി അത് പിന്നെ പറയണ്ട ആവശ്യല്ലല്ലോ ബിരിയാണി അവിടുത്തെ ഏഹ് ലോകമെമ്പാടും അറിയപ്പെടുന്നതാണലോ ഉം ഏഹ് കോഴിക്കോട് ബിരിയാണീന്ന് പറണത് പ്പോൾ ആ ബിരിയാണി എ കോഴിക്കോട് അല്ലെങ്കിൽ മലപ്പുറം ആ ഒരു പ്രേദേശത്തക്കെ എപ്പോ പോയാലും ആദ്യമേ ത ആ ഓ ഉച്ചക്ക് ബിരിയാണി കഴിക്കാൻ ഞാൻ ഏഹ് എപ്പോഴും ശ്രെമിക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ അം എനിക്ക് അവിടെ കുറച്ച് കൂട്ടുക്കാരിണ്ട് എനിക്ക് അപ്പൊ കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് അതായത് വീട്ടിൽ ഉണ്ടാകുന്ന ഭക്ഷണം കഴിക്കാനും ഞാൻ ആ നോക്കാറുണ്ട്. ആ ഇതേപോലെ വേറെ ഒരു ഏഹ് അതായത് ഉം കിഴക്കോട്ട് അതായത് കോട്ടയം. ഉം ജില്ലകളിലൊക്കെ പോവുമ്പോൾ അവിടുത്തെ ആ കൊറച്ചുംകൂടെ മീ ഇവിടെ കോഴിക്കോടും എൻ്റെ സ്വതേശം ആലപ്പുഴ ആണലോ അപ്പൊ അവിടേം കോഴിക്കോടും അവിടെക്കെ ഇഷ്ട്ടംപോലെ മീൻ വെച്ചുള്ള വിഭവങ്ങൾണ്ട് പക്ഷെന്നാൽ കോഴിക്കോട് ഉം ആ സോറി ആ ക്ഷമിക്കണം കോട്ടയത്തോക്കെ പോവുമ്പോൾ ആ അവിടെ മീൻ വിഭവങ്ങളൊക്കെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ താങ്കൾ താങ്കളുടെ സ്വദേശം എറണാകുളം അല്ലെ? അതെ അതെ ഇവിടെയും ഇങ്ങനെ ഓരോ പ്രദേശങ്ങൾ അനുസരിച്ചാണ് എറണാകുളം ജില്ലയിൽ ആണെങ്കിലും ഓരോ പ്രദേശങ്ങളിൽ കടൽ തീരത്തു താമസിക്കുന്ന ആൾക്കാരും അവിടുത്തെ പ്രദേശങ്ങളിൽ ഒക്കെ കൂടുതൽ മീനും

പൊതുവെ എല്ലാരും ഇങ്ങനെ എല്ലാം കഴിക്കും എന്നുള്ള ഒരു രീതിയിലാണ് പിന്നെ ഞാൻ ഈയടുത്തു തിരുവന്തപുരത്തു പോയപ്പോൾ അവിടെയും ഒരു നല്ല അവിടുത്തെ സദ്യക്ക് ഒരു പ്രത്യേക സ്വാദു തന്നെയാണ് . അവിടുത്തെ സദ്യയൊക്കെയാണ് തിരുവന്തപുരത്തെ സദ്യയൊക്കെ ഭയങ്കര ഒരു ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഓരോരോ കറികൾക്കും നല്ല പ്രത്യേക സ്വാദു ആയിരുന്നു . അപ്പോഴേക്കും അങ്ങനെ നല്ല ഒരു എനിക്ക് പ്രത്യേക അനുഭവം തന്നെയാണ് ഉണ്ടായിട്ടില്ല നന്ദനക്ക് അതെ അതെ തീർച്ചായിട്ടും എനിക്കും ആ എനിക്കും വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാനാണ് എപ്പഴും താല്പര്യം പിന്നെ സദ്യ ഞാൻ കൊറേ ദിവസം ഇങ്ങനെ സദ്യ കഴിച്ചിട്ടിണ്ട് അപ്പോഴ് പറഞ്ഞപോലെ തന്നെ തിരുവനന്തപുരത്ത്‌ വളരെ നല്ല സദ്യയും പിന്നെ അവിടെ ഉം സദ്യടെ കൂടെ തിരുവനന്തപുരത്തും പിന്നെ ആലപ്പുഴയിലും ഉം ക ഉം ആലപ്പുഴയിലും കൊല്ലത്തുമൊക്കെ കണ്ട് വരുന്നതാണ് സദ്യടെ കൂടെ ബോളി ഇള്ളത് ബോളി എന്താണെന്ന് ഏഹ്

ആലപ്പുഴയിൽ അത് ഒരു പ്രത്യേക വിഭവം ആണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് അപ്പൊ അവിടെയും പോയി കഴിക്കണം കാരണം ഓരോരുത്തർ ഉണ്ടാക്കുമ്പോൾ അതിന്റേതായിട്ടുള്ള വ്യത്യസ്തതയോടെ പ്രത്യേകതയോടെ ആണ് ഉണ്ടാക്കുന്നത് . അപ്പോൾ പാകം ചെയ്യുന്നതൊക്കെ ഞാൻകഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് പോയിരുന്നു. അത്താഴം നോക്കിയാൽ ഭയങ്കരം ലഘുവായിട്ടാണോ കഴിക്കാറ് ശരീരത്തിന്റെ ആരോഗ്യങ്ങൾ ഒക്കെ നോക്കിയിട്ടാണോ കഴിക്കാറ്

ഏഹ് ഏഹ് ഇപ്പൊ ക പരമാവധി ഈ ഏഹ്മ് എ ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കാനാണ് എനിക്കിഷ്ട്ടം മിക്കവാറും വീട്ടിൽ ഞാൻ മിക്കവാറും കഞ്ഞിയായിരിക്കും കഞ്ഞി അല്ലെങ്കിൽ ചപ്പാത്തി പോലുള്ള എന്തെങ്കിലുമായിരിക്കും കഴിക്കുന്നത്. ആ രാത്രി ഇതേപോലെ വെളിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് അത് അത്രേ ഇഷ്ട്ടമല്ല ആ പ്രേതേകിച്ച് ആ ഈ കടകളിൽ നിന്നും വെടിക്കുന്ന എരിവുള്ള ഭക്ഷണൊക്കെ രാത്രി ഞാൻ ഒഴിവാക്കാൻ ശ്രെമിക്കാറുണ്ട് അത് ആരോഗ്യപരമായിട്ട് നോക്കീട്ടാണ് അങ്ങനെ ചെയുന്നത് ആ പിന്നെ ആ എനിക്ക് പിന്നെ വീട്ടിൽ പിന്നെ ഞാൻ ചെറുതായിട്ട് പാകം ചെയുന്നുണ്ട് അപ്പോൾ ആ പാകം ചെയുന്ന എന്തെങ്കിലും ചെറിയ ഏഹ് വിഭവായിരിക്കും ഞാൻ രാത്രി കഴിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ്? ഞാൻ പരമാവധി ഇങ്ങനെ കഴിക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര പുറത്തു നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കാൻ ഒരു ഇത് അപ്പൊ എനിക്ക് കൊതി തോന്നുമ്പോൾ ഞാൻ പുറത്തു നിന്ന് വാങ്ങി കഴിക്കും . പക്ഷെ അത് നല്ലതല്ല ശരീരത്തിന് . ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട് ഞാൻ ഇപ്പൊ ആലോചിക്കുകയാണ് ഇങ്ങനെ സമയം കിട്ടുകയാണെങ്കിൽ വീട്ടിൽ തന്നെ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തു നിന്ന് പെട്ടെന്ന് ഭക്ഷണം പുറത്തു നിന്ന് വാങ്ങിക്കുന്ന ഭക്ഷണങ്ങൾ ഒന്നും നമ്മക്ക് ആരോഗ്യത്തിന് തീരെ നല്ലതല്ല . ഒരുകാലത്തു ഞാൻ നല്ലോണം ആരോഗ്യമൊക്കെ നോക്കി ഭക്ഷണം കഴിക്കുമായിരുന്നു. ഹാനികരമായ ഭക്ഷണങ്ങൾ ഒക്കെ ഒഴിവാക്കി ഇങ്ങനെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ആയ തണ്ണിമത്തൻ പപ്പങ്ങ പഴം അങ്ങനെ പല പല പഴവർഗങ്ങൾ കഴിക്കാൻ താല്പര്യപ്പെടാറുണ്ട് . അതേപോലെ പച്ചക്കറികളായ തക്കാളി ഒക്കെ വച്ചിട്ട് എന്തെങ്കിലും അത് അരിഞ്ഞു നല്ല പഞ്ചസാര ഒക്കെ ഇട്ടു കഴിയ്ക്കും പഞ്ചസാര നല്ലതല്ല പക്ഷെ കൊറച്ചു പഞ്ചസാരയൊക്കെ ഇട്ടു കഴിച്ചു അപ്പൊ നമ്മുടെ ശരീരത്തിന് പ്രത്യക തരം ഒരു അനുഭവം തണുപ്പൊക്കെ നമുക്ക് അത് അനുഭവിക്കാൻ പറ്റും അങ്ങനെയൊക്കെ കഴിക്കാറുണ്ടായിരുന്നോ നന്ദന ആ അതെ അതെ ഞാനും ആ വീട്ടിൽ വീട്ടിൽ ഇതേപോലെ പച്ചക്കറി അല്ലെങ്കിൽ ഫലങ്ങോളൊക്കെ ഉപയോഗിച്ച്‌ ആളെ രാത്രി ഭക്ഷണം കഴിക്കുന്നത് പിന്നെ ഇ ഇടവേളകളിലും ഞാൻ ഇതേപോലുള്ള ചെറിയ ചെറിയ ഭക്ഷ ഉം ചെറിയ ചെറിയ ആ ഭക്ഷണങ്ങളാണ് കഴിക്കാൻ താല്പര്യപെടുന്നത് ആ വീട്ടിൽ ഏഹ് എ പിന്നെ എൻ്റെ അം അമ്മ അമ്മേടെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ അം അമ്മയ്ക്കും ആരോഗ്യപരമായിട്ട് ചെല പ്രേശ്നങ്ങൊളൊക്കെ ഉള്ളതുകൊണ്ട് ആ ഞങ്ങൾ വീട്ടിൽ തന്നെ ആണ് ആ വീട്ടിൽ ഉണ്ടാകുന്ന ഭക്ഷണമാണ് കഴിക്കുന്നത്.ആ നമ്മൾ ഇപ്പൊ രാവിലെ രാത്രി ഭക്ഷണത്തിലെ കാര്യം മാത്രല്ല നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ രാത്രി വരെ നമ്മൾ നമ്മളെ ഭക്ഷണത്തിൽ ഒരു ഒരു ഏഹ് ഒരു ഒരു നമ്മളിത് ക്രെമീകരിക്കേണ്ട ആവശ്യമുണ്ട് നമ്മൾ ഉച്ചക്ക് ആണെങ്കിലും രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും ഏഹ് നമ്മളൊരു മിതമായ എഹ് രീതിയിൽ നമ്മളിപ്പോൾ പഞ്ചസാര കഴിച്ചാലും അത് പ്രേശ്നമില്ല അല്ലെങ്കിൽ മസാലകളും കൂട്ടിയ ഭക്ഷണം കഴിച്ചാലും അതൊരു വിഷയമല്ല. നമ്മുക്ക് ഏഹ് എല്ലാം എല്ലാ രുചികളും നമ്മുക്ക് കഴിക്കാൻ കഴിക്കാം പക്ഷെ എല്ലാം ഒരു മിതത്തിൽ കഴിക്കാണെങ്കിൽ അതിപ്പോ വെളിയിലുള്ള ഭക്ഷണമാണെകിൽ കൂടെ അത് ഒരു മിതത്തിൽ കഴിക്കാണ് കഴിക്കാൻ ആ താൽപര്യപ്പെടുന്ന ഒരാളാണ് ഞാൻ ഏഹ് പിന്നെ ഏഹ് എങ്ങനെയാണ് മാരിതെത്ത് എങ്ങനെയാണ് ഭക്ഷണം പുതിയ പുതിയ ഭക്ഷണക്കെ എപ്പഴും പരീക്ഷിക്കാറുണ്ടോ?

അത് ശരിയാക്കാൻ വേണ്ടി നമുക്ക് വീട്ടിലെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് . അതില് നല്ലോണം നമ്മൾ പച്ചക്കറികൾ നല്ലോണം ഒക്കെ ഉൾപ്പെടുത്തി വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കൃഷി ചെയ്തു ഉണ്ടാക്കുന്ന പച്ചക്കറികൾ ഉൾപ്പെടുത്തി അങ്ങനെ പാചകം ചെയ്യാനാണ് ഞാൻ കൂടുതലും ഞാൻ ശ്രമിക്കാറും അത് നമ്മളെ ശരീരത്തിന് വളരെ വളരെ നല്ലതാണല്ലോ പിന്നെ പല സ്ഥലങ്ങളിലും പല രീതികലോക്കെ അത് കാണുമ്പോൾ ഒരു കൗതുകം തോന്നി വീട്ടിലും ഉണ്ടാക്കി നോക്കാൻ പാചകം ചെയ്തു നോക്കാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം അതേപോലെതന്നെ ശ്രമിച്ചുകൊണ്ടേയിരിക്കയാണ് അങ്ങനെ തന്നെയല്ലേ നന്ദനയും ചെയ്യുന്നത്

ആ ഈ പച്ചക്കറിയൊക്കെ മെടിക്കുന്നത് ആ വീട്ടിൽ പച്ചക്കറി കൊറച്ചെങ്കിലും നമ്മടെ ആവശ്യത്തിനുള്ളതെങ്കിലും ഉത്ഭവിപ്പിക്കാൻ പറ്റിയാൽ അത് വളരെ നല്ലൊരു ഏഹ് ആ ഏഹ് നല്ലൊരു കാര്യമാണ് കാരണം നമ്മുക്ക് വേണ്ട ഭക്ക് ഏഹ് ഇത് വേഷം കൂട നമ്മുക്ക് വേണ്ട പച്ചകറികൾ വേഷം കൂടാതെ നമ്മുക്ക് കയ്യികിട്ടുമല്ലോ അത് തന്നെ വളരെ ഒരു നല്ല ഒരു കാര്യമാണ്. ഏഹ് ഇപ്പൊ എഹ് ഭക്ഷണ രീതി ഭക്ഷണ രീതി തന്നെയാണ് നമ്മൾ എങ്ങനെ നമ്മളൊരു വ്യെക്തിന്നുള്ള രീതിയിൽ നമ്മടെ ഭക്ഷണ രീതി ആ വല്ലാണ്ട്

നമ്മടെ ജീവിതം അതായത് നമ്മൾടെ ഭക്ഷണ ആ ഭക്ഷണ ശൈലി ആ അത് വളരെ വള വളരെ ഏഹ് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കണ്ട ഒന്നാണ് നമ്മളിപ്പോൾ മാ വലുതായി വരുംതോറും പ്രായം കൂടുതോറും അതെ നമ്മൾ ഇതുപോലള്ള ഭക്ഷണം ഭക്ഷണങ്ങളിലൊക്കെ ചെറിയ ചെറിയ വെത്യാസങ്ങളൊക്കെ വരുത്തേണ്ടി വര്ത്ത്ണ വരുത്തേണ്ടി വന്നേക്കാം പക്ഷെ എന്നാലും ആ നമ്മുക്ക് ഏഹ് ഉം ഭക്ഷണം ഭക്ഷണം ഒരു ഉം ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും ഭക്ഷണം ഒരു ഒരു വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. താങ്കൾടെ കൂടെ ഭക്ഷണത്തെ പറ്റി ഇത്രയധികം സംസാരിച്ചതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി എന്നെപോലെ തന്നെ താങ്കൾ ഒരു ഭക്ഷണ പ്രേമി ആണലോ? അതെയതെ എനിക്കും വളരെയധികം സന്തോഷം തോന്നി അപ്പൊ നമുക്ക് നേരിട്ട് കണ്ടുമുട്ടിയാൽ ഇതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യാം നന്ദന

അതെ അതെ അപ്പോൾ താങ്കൾ ഉണ്ടാകുന്ന കൈപോളയൊക്കെ എനിക്ക് കൊണ്ട് തരണം കേട്ടോ ഓക്കേ ശരിയെന്ന . അതെയതെ നേരിട്ട് കാണുമ്പോൾ ഞാൻ എന്തായാലും കൊണ്ടുവരാം ശരി നന്ദന